ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കോൺഫ്രൻസ് അതായത് വട്ടമേശയ്ക്ക് വേണ്ട സംവിധാനമാണ് ഇതിനപ്പുറത്തായി കൊണ്ട് അവിടെ ഒരു--

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് കാര്യാലയം എന്ന ഒരു സ്ഥാപനമാണ്.

എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെനിന്ന് ബലൂണുകളൊക്കെ പൊന്തുന്നത് നമുക്ക് കാണാം.

അതുപോലെ ഐ_എസ്_ഒ സർട്ടിഫൈഡ് ആയതിനാൽ തന്നെ വളരെ നിലവാരമുള്ളതാണെന്നു നമുക്ക് മനസിലാവാം.

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അമുൽ എന്ന കമ്പനിയുടെ ഒരു ഓഫീസ് മുറിയാണ്.

അങ്ങനെ നിർത്തിവച്ചതിനാൽ തന്നെ നമുക്ക് ആ കോൺഗ്രീറ്റ് അവിടെ സുരക്ഷിതമായി നിൽക്കും എന്ന ഉറപ്പ്--

അതിന് മുകളിലായിറ്റ് തന്നെ ഒരു ഫാൻ ഉണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല അത് അവരുടെ ചൂടിനെ അകറ്റാനുള്ള ഒരു വിധം ഉപകാരപെടുന്നതാണ്.

ആ സ്ഥലം മുഴുവനായിട്ടും ഒരു ജനം നിറഞ്ഞിരിക്കുന്നു അവരെല്ലാവരും ആ കളി കാണാനുള്ള ആവേശത്തിൽ ഇരിക്കുകയാണ്.

അതിൽ മൂന്നു കസേരകൾ കാണാം ഈ കസേരയിൽ അവിടുത്തെ ഓഫീസ് വർക്കർ ആയിട്ടുള്ള ആൾക്ക് ഇരിക്കാനും അതിന് പുറത്തായിട്ട് രണ്ട് കസേരയിൽ അവിടെ ഇരിക്കുന്ന സന്ദർശകർക്കിരിക്കാനുള്ളതായിട്ടാണ്.

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വെള്ളച്ചാട്ടമാണ് ഒരു പാറയിൻറെ മുകളിലൂടെ--

അതുപോലെ പാറയിൽ നിന്നുമീ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടാൻ നിൽക്കുന്ന യുവാക്കളെയും നമുക്ക് കാണാൻ സാധിക്കും.

ഈ ചിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റാണ് .

ഈ ചിത്രത്തിൽ നമുക്ക് മനസിലാവുന്നത് അർമാനെ ഫാക്ടറി എന്നൊരു പീടികയാണ്.

വളരെ ഭംഗിയോടെയും വൃത്തിയോടെയുമുള്ള ഓടുകളും ഈ കെട്ടിടത്തെ വളരെ ഭംഗിയാക്കുന്നുണ്ടെ.

അതിലൊരു കാറ് നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഒരുപാട് ഇരുചക്ര വാഹനങ്ങളും നിർത്തിയിട്ടത് കാണാം.

ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കഫേയുടെ ഉൾവശമാണ് കഫെയുടെ ഉൾവശത്ത്--

കുറെ കസേരകളും അതുപോലെ മേശകളും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ അതിന് മുകളിലായി കൊണ്ട് എ_സിയും നമുക്ക് കാണാൻ സാധിക്കും.